ഹലോ. എവിടെയാണിത്? കഴിഞ്ഞ ആഴ്ച കോളേജിൽ ഒന്നും വന്നില്ലല്ലോ

ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഗോവയിൽ പോയിരുന്നു. ഓഹോ. ഞങ്ങളെയൊന്നും കൂട്ടാണ്ടോ?

ഹ് ഞാൻ എന്റെ വിദ്യാലയത്തിൽ ഉള്ള കൂട്ടുകാരുടെ കൂടെയാണ് പോയത്.

അതെയതെ. രസായിരുന്നല്ലേ? ഓഹ്. ഭയങ്കര രസായിരുന്നു. അത് നമുക്ക് കൂട്ടുകാരുടെ കൂടെ പോവാൻ പറ്റിയ സ്ഥലം ആണല്ലോ ഗോവ.

നിറയെ എന്തോ?

ആ. ഇന്ന് രാവിലെ വെളുപ്പാൻ കാലത്ത് വന്ന് കേറിയതെ ഉള്ളൂ. ഓഹ്. എന്തൊക്കെ ചെയ്തു എന്നിട്ട് ഗോവയിൽ പോയപ്പോ. കേൾകട്ടെ അവിടെ നമ്മള് കൂടുതലും എഹ് അവിടത്തെ ഈ കടല്

ഉണ്ടാക്കുന്ന നിറയെ സ്വാദിഷ്ടമായ

അതെയതെ. മൽസ്യ വിഭവങ്ങൾ ഒരുപാട് ഉണ്ടല്ലേ ഓഹ്. മൽസ്യ വിഭവങ്ങൾ ഒരുപാടുണ്ട്. ലാഭവുമാണ് അതേ പോലെ തന്നെ നല്ല രുചിയുമാണ്.

അവിടെ ഒരു ഒരു വിഭവം ഉണ്ട്. റവയിൽ മീൻ പൊരിച്ചെടുക്കുന്നത്. ആ ഞാൻ ഇതിന് മുന്പ് ഒരിടത്തും അത് കണ്ടിട്ടില്ല. പക്ഷേ അത് നല്ല സ്വാദ് ആയിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച്. പക്ഷേ കഴിക്കാൻ പറ്റിയിട്ടില്ല ഇത് വരെ. നമുക്ക് ഇനി കുറച്ച് ദിവസം അവധി വല്ലോം കിട്ടുമ്പോൾ നമുക്കൊരുമിച്ച് പോവാം ഗോവയിൽ. അതെയതെ. നല്ല കാര്യം. പക്ഷേ ഞാൻ ഈ ഗോവയിൽ ഒക്കെ പുതിയ കുറച്ച് നിയമങ്ങളൊക്കെ കൊണ്ട് വന്നെന്ന് കേട്ടല്ലോ. നിങ്ങൾ നിങ്ങൾ പോയതിന്റെ പിന്നാലെയാണ് എന്ന് തോന്നുന്നു ആ കർശനായിട്ടുള്ള നിയമങ്ങളൊക്കെ ഇറക്കിയത്.

എന്താണ് ഈ വിനോദ സഞ്ചാരികളുടെ സുരക്ഷ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സര്‍ക്കാര്‍ തീരുമാനിച്ച കുറച്ച് കാര്യങ്ങളാണ്. അതായത് അവിടെ യാത്രയ്ക്ക് പോകുന്നത് ഇനി ഭക്ഷണം

ഈ തുറന്ന സ്ഥലങ്ങളിൽ പാചകം ചെയ്ത് കൂടാ. പിന്നെ ഈ കടൽ തീരങ്ങളിൽ വാഹനം ഓടിച്ച് കൂടാ. ഓടിച്ചു കൂടാ. മാത്രല്ല ഈ മാലിന്യം മുക്തി ചെയ്യുന്നതിനെ കുറിച്ച് കർശനായിട്ടുള്ളൊരു

അത് നന്നായി. കാരണം നമ്മുടെ നാട്ടിലാണെങ്കിലും ഗോവയിലാണെങ്കിലും ആൾകാർ ഇപ്പോ നമുക്ക് തന്നെ അറിയാലോ കഴിക്കുന്ന ഓരോ സാധനത്തിന്റെ ഭക്ഷണ അതൊക്കെയങ്ങ് അങ്ങ് വഴിയിലേക്ക് തന്നെയങ്ങ് ഇടാന്

നന്നായി . അത് നമ്മുടെ പ്രകൃതിക്കും നല്ലൊരു കാര്യാണ്. പക്ഷേ പിന്നെ ഞങ്ങളും ഇങ്ങനത്തെ എഹ് വെളിയിൽ വച്ച് തുറ പ്രദേശങ്ങളിലൊന്നും ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങൾ ഒരു നിക്കാൻ വേണ്ടി തന്നെ ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ വീട് അവിടെ ഉണ്ടായിരുന്നു.

പിന്നെ വിനോദ സഞ്ചാരികൾ നിങ്ങളെ പോലെയുള്ള ആൾകാരെ ശല്യം ചെയ്യുകയോ അല്ലെങ്കിൽ അനാവശ്യായിട്ട് പണം ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ആൾകെതിരെ നടപടി തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായി മനസ്സിലായി. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ അങ്ങനെയൊന്നും നടന്നില്ല. ചെലപ്പം കാരണം എന്നു വച്ചാൽ എന്റെ സുഹൃത്ത് അവിടെ ഗോവയിൽ അറിയാം. പുള്ളിക്കാരന് സംഭവങ്ങൾ. അത് കൊണ്ട് അറിയാവുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ചതിക്കുഴിയിലൊന്നും അങ്ങനെ വീഴുന്നും ഇല്ല. പക്ഷേ അവിടെ രാത്രി കാലങ്ങൾ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ അല്ല. എല്ലാവരും ഉണർന്നിരിക്കുകയും അങ്ങനെ എഹ് ഭയങ്കരായിട്ട് ഏഹ് സന്തോഷിച്ചു ഞങ്ങൾ എല്ലാവരും. ആഹ്. നിങ്ങൾ എങ്ങനെയാ അപ്പോ ഗോവയിലേക്ക് യാത്ര ചെയ്തത്. ഞങ്ങള് കാറിലാണ് പോയത്. എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. എല്ലാ സുഹൃത്തുക്കളും കൂടെ ഒരുമിച്ച് നമ്മളൊരു അഞ്ചാറ് പേരുണ്ടായിരുന്നു. അപ്പോ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കാറിൽ തന്നെ ഇത്രയും പോവുമ്പോ നമുക്കത് ഭയങ്കരായിട്ട് രസിക്കാൻ പറ്റുന്നൊരു സംഭവാണ് അത്. ഓഹ് അതെയതെ അതേ. ചെലവൊക്കേ എത്രയായി? ഒരാൾക്ക് ടോട്ടല്‍ ചെലവ് എത്രയായി

നമ്മൾ ഒരാഴ്ച അവിടെ നിന്നു. അപ്പോ വീടിന്റെ കാര്യം ഒക്കെ പ്രശ്നം ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിന്റെ ആയത് കൊണ്ട്. ഭക്ഷണം ആണെങ്കില് അവിടെ തുച്ഛമാണ്. അപ്പോ അങ്ങനെ എല്ലാം കൂടി ഒരു പത്ത് പതിനഞ്ച് എന്തോ ഒക്കെ ആയുള്ളൂ.

മമ് അങ്ങനെ. അപ്പോ അടുത്ത പ്രാവശ്യം ഇയാളും കൂടെ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. പ്രശ്നം ഒന്നും ഇല്ല. എന്താ ഏഹ് ഏതാ എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് വെകേഷൻ വരുന്നുണ്ടല്ലോ എന്തായാലും ക്രിസ്മസ് അല്ലെ ആഹ്. അപ്പോ പോകാം അപ്പോ പോകാം. അപ്പോ ശരിയെന്നാ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ച് വിളിക്കാം.